പറ്റും full day ആണെങ്കിൽ

കേക്കാൻ പറ്റുന്നറിയ okay model exam ആവാറായി അപ്പൊ നിങ്ങൾ എന്താ full power on ready class കേട്ടിരിക്ക അപ്പൊ book pen ready ആണോ book pen ready ആണെങ്കിൽ കത്തി കത്തി ഇങ്ങനെ വരും book pen ready ആയിരിക്കണം okay വേഗം വേഗം വേഗം full power on yes yes yes

നിങ്ങൾ അറിയണ്ടത് നിങ്ങൾക്ക് SSLC broadcast gorup ൽ join ചെയ്യാൻ അറിയാത്തവർ എന്ത് ചെയ്യുക ദാ eight six zero six triple four triple five ലേക്ക് whatsapp save ചെയുക okay save ചെയ എന്നിട്ട് whatsapp ൽ add me അടിക്കുക add me ന്ന് അടിച്ച നിങ്ങക്ക് sslc free broadcast group ൽ ഇപ്പൊ തന്നെ join ചെയാം വേഗം join ചെയ്തോളു okay പിന്നെ നിങ്ങൾക്കിതാ SSLC one shot ഈ ആഴ്ചത്തെ class കാൾ അറിയോ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ദാ കണ്ടോളൂ ആദ്യം അനിൽ sir ന്റെ zoom zoom ചെയ്യാൻ പറ്റണില്ലേ ദാ zoom ചെയ്തു കാണിച്ചു തരാം ദാ അനിൽ sir ൻ്റെ ഇപ്പൊ നടക്കുന്നു നാളെ ഭീകരമായ war ഇണ്ടാവും physics vs maths vs biology ഏഴു മണിക്ക് പിന്നെ അനിൽ sir ൻറെ refraction of light part one മറ്റന്നാളെ ഒമ്പത് മണിക്ക് biology ഏഴു മണിക്ക് ഇതാ juicy അന്ന് രാത്രി ഒമ്പത് മണിക്ക് നാളെ പിന്നെന്താ wednesday അർച്ചന miss ന്റെ windows of knowledge part two

ഈ series ൽ full power ആയി join ചെയണെങ്കി വേഗോ join ചെയ്തോളു ഇതാ നിങ്ങൾക്ക് revision batch ആണ് SSLC ന്റെ full mark full a plus അല്ല full mark guarantee ചെയ്യണ പരിവാടിയാണ് physics chemistry maths biology ന്റെ live classes daily ഇണ്ടാവും ss മലയാളം ഹിന്ദി english recorded classes ഇണ്ടാവും നിങ്ങൾക്ക് ഇനിയും join ചെയ്യാം full a plus guaranteed model exam full syllabus recorded പിന്നെന്താ daily study plan daily രണ്ട് class ഇണ്ടാവും live ഒരു spring test ഇണ്ടാവും a plus eleven questions a plus കിട്ടുന്ന questions guaranteed ആൺ തുടങ്ങുന്നത് ഫെബ്രുവരി twenty first ഇപ്പൊ തന്നെ join ചെയ്താൽ നിങ്ങൾക്ക് full recorded class ഉം full app ഉം നമ്മടെ SSLC app ഉം നിങ്ങൾക്ക് available ആയി കിട്ടും അപ്പൊ കൊറേ ആൾകാർ join ചെയ്തിട്ടുണ്ട് already നിങ്ങചെയാം ൾക്കും വേഗം join അപ്പൊ ലക്ഷ്യ ലക്ഷയല്ലേ ഇപ്പൊ ഇപ്പൊ ശക്തി batch ൽ full power ഓടെ join ചെയ്ത് നിങ്ങൾക്ക് full mark ഉറപ്പിക്കണേൽ ഇതാ ഇവിടെ കാണുന്ന number ലേക്ക്

ഒരു subject നല്ല ഒരു chapter ന് അല്ല ഒരു മാസത്തെ അല്ല full കാര്യത്തിന് നിങ്ങൾക്ക് ആയിരം രൂപ അടച്ച മതി എല്ലാം കിട്ടുന്നതായിരിക്കും okay ready അപ്പൊ നിങ്ങൾക്ക് join ചെയ്യാൻ വേണ്ടീട്ടിതാ whatsapp number ലേക്ക് hi ന്ന് അടിക്ക അല്ലെങ്കി ലക്ഷ്യ അല്ലെങ്കി ശക്തിന്ന് അടിച്ച നിങ്ങൾക്ക് join ചെയ്യാൻ പറ്റും okay ready അപ്പൊ നമ്മൾക്കു പിന്നെ നിങ്ങക്ക് notes വേണോ ഈ chapter notes വേണോ notes വേണെങ്കി yes sir ന്ന് പറയ് yes sir notes വേണം എല്ലാ chapter ലെയും notes വേണോ youtube ൽ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം yes ആ full എല്ലാർക്കും വേണം നിങ്ങൾ നിങ്ങടെ play store android ൽ play store ന്ന് പറഞ്ഞൊരു സ്ഥലം ഇണ്ട് ദാ ഈ chat തഴകി പോയ description ൽ ദാ exam winner learning app play store link ഇണ്ടാവും അത് നെക്കീട്ട് play store എന്ന് പറഞ്ഞ സംഭവത്തിൽ exam winner ടെ ഒരു app ഇണ്ട്

ഇനി ആ five star കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ app sign up ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് tenth class കൊടുക്ക SSLC കൊടുത്ത കഴിഞ്ഞിട്ട് focus area യിൽ നിങ്ങൾക്ക് ഓരോ subject ന്റെയും notes കിട്ടും focus area എടുക്ക അതിനുള്ളിൽ subject select ചെയ subject slelct ചെയ്ത് chapter select ചെയ്‌താൽ നിങ്ങൾക്ക് notes കിട്ടും ഇന്നത്തെ class ന്റെ note വേണോ focus area പോയിട്ട് maths ൽ പോവാ maths ൽ പോയിട്ട് ആറാമത്തെ chapter coordinates എടുക്ക

chapter തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ coordinates എന്തിനാ പഠിക്കുന്നെ നിങ്ങൾ പറഞ്ഞ ഈ dot എവിടെയാ നിങ്ങൾ chat ൽ answer ഈ dot എവിടെയാണ് ഈ മഞ്ഞ dot നിങ്ങൾ എങ്ങനെ പറഞ്ഞു തരും ഇത് എവിടെയാന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ നിക്ക നിങ്ങൾ പറ എന്താണ് പറയാ ഈ മഞ്ഞ dot എവിടെയാണ് നിങ്ങൾ പറയ്

ആഹ് board ലാണ് board ലാണ് പക്ഷെ board ന്ന് പറഞ്ഞ ഇത് മൊത്തം സാധനല്ലേ board ൽ എവിടെയാണ് board ൽ എവിടെയാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇതാ ഇതിന് അടുത്ത് നിക്കാണേൽ നിങ്ങൾ എന്ത് പറയും ഞാൻ ഇങ്ങനെ ഇതിന് അടുത്ത് നിക്കാണ് നിങ്ങൾ എന്ത് പറയും screen ലാണ് board ലാണ് എന്നൊക്കെ പറയാം അതൊക്കെ പോട്ടെ പക്ഷെ board ൽ എവിടെയാണ് ഏർ x coordinate right side right side ലെ ആ right side of അലെൻ sir ആ അലെൻ sir എവിടെയാ അലെൻ sir ൻ്റെ right side നിങ്ങൾ നോക്കുമ്പോ അലെൻ sir ൻ്റെ left ആണെങ്കിലും നിങ്ങൾ നോക്കുമ്പോ അലെൻ sir ൻ്റെ right side അപ്പൊ ബുദ്ധിയുണ്ട് ആ അടിപൊളി അതെനിക്ക് മനസിലായി അപ്പം നമ്മക്ക് അങ്ങനെ ഞാൻ ഇപ്പൊ അനിൽ sir ഇങ്ങോട്ട് മാറിയാൽ ഇപ്പൊ അലെൻ sir ടെ മേലെ ആയല്ലേ അലെൻ sir ഇങ്ങോട്ട് മാറിയാലോ അലെൻ sir ൻ്റെ ഇപ്പറത്ത് അലെൻ sir ൻ്റെ left side ൽ ആയി അത് ശെരിയാവൂല അലെൻ sir ഒരു ഒരു സ്ഥിരതയില്ലാത്തൊരു എന്താ പറയാ reference point ആണല്ലേ

ഇത് അലൻ sir ന് മേലെയാന്ന് പറായാലേ അലൻ sir ൻ്റെ തലയിന്റെ മേലെയാന്ന് പറയാ പക്ഷെ തലയിന്റെ മേലെ ഇവിടെ ആയിക്കൂടെ ഇവിടെ ആയിക്കൂടെ എവിടെ വേണേലും ആവാലോ ഇപ്പൊ അലൻ sir ൻ്റെ തലയന്റെ മേലെ ഇവിടെ ആവാം ഇവിടെ ആവാം ഇവിടെ ആവാം അപ്പൊ പിന്നെയും പ്രശ്‌നാണ് അല്ലെ അലൻ sir ന് തൊട്ട് മേലെന്ന് പറഞ്ഞ ഇവിടെ ആയിക്കൂടെ അതും പ്രശ്നം അപ്പൊ നമ്മൾ എന്ത് ചെയുന്നു നമ്മൾ അടുത്ത ആളെ കൊണ്ട് വരുന്നു അടുത്ത ആളെന്ന് പറഞ്ഞ അലൻ sir അലക്സ് sir വളരെ nice ആയിട്ട് നോക്കുന്നത് ഈ board ലേക്കാണ് അപ്പൊ നമക്ക് പറയാം അലൻ sir ൻ്റെ തലയിന്റെ മുകളിൽ അലൻ SIR നോക്കുന്ന സ്ഥലത്തു meet ചെയുന്ന സ്ഥലാണ് അല്ലെ അലൻ sir ൻ്റെ തലയിന്റെ മുകളിൽ പക്ഷെ അല sir നോക്കുന്ന ആ direction ൽ നോക്കണം അല്ലെ അങ്ങനെയൊക്കെ പറയാം പക്ഷെ നിങ്ങൾ real life ൽ google map ൽ അടിച്ചു നോക്കുമ്പോ ഇങ്ങന അലൻ sir നോക്കുന്നത് അലൻ sir ഇങ്ങനെ നിക്കുന്നതും കിട്ടില്ലല്ലോ അതിന് വേണ്ടി നമ്മൾ maths ൽ കുറച്ച് അടിപൊളി സംഭവങ്ങൾ കൊണ്ടു വന്നിട്ടുണ്ട് അതാണ് coordinates okay അതാണ് coordinates അപ്പൊ നമ്മൾ എന്ത് ചെയുന്നു നമ്മൾ ഈ screen ആദ്യംതന്നെ ഈ screen നിങ്ങൾ കാണുന്ന video നാലായി മുറിക്കുന്നു okay അപ്പൊ എന്താ ചെയ അലൻ sir പറഞ്ഞ് വെട്ടി ഇങ്ങനെ fruit ninja യിൽ വെട്ടുന്ന പോലെ പിന്നെ പറഞ്ഞ് ഇങ്ങനെയും വെട്ടി അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ ഇവിടെ എന്താണ് ഒരു section ഒരു section ഒരു section ഒരു section ഇണ്ട് അതീ നടുക്കിൽ meet ചെയുന്ന point നെ origin ന്ന് വിളിച്ചു കാരണം ഇവിടുന്നാണ് എല്ലാം start ചെയുന്നത് okay ഇനി നിങ്ങൾക്ക് ഭയങ്കര nice ആയിട്ട് പറയാം simple ആയിട്ട് പറയാം ഏറ്റവും നല്ല എന്താ നേരെ വലത് വശത്തെ ഉള്ള പെട്ടിയിൽ ആണ് box ല്ലേ ആ പെട്ടിയിലാണ് നമ്മടെ മഞ്ഞ dot ല്ലേ എന്താണ് sound കുറവാണോ sound കുറവാണെങ്കിൽ ഞാൻ sound കൂട്ടിത്തരാലോ sound കൂട്ടണോ ഇതൊക്കെയല്ലേ simple പരിവാടി ഇതാ sound കൂട്ടി എനി കൂടിപ്പോയെന്ന് പറയല്ലേ നമ്മടെ sound ഒരു double ആവുട്ടോ ഇപ്പം ആ അടിപൊളി അപ്പൊ sound കൂടിയേ ആ അപ്പൊ happy valentines day അടിപൊളി ആഹ് എനി നമ്മക്കെന്താണ് ഇനി കിട്ടീന്ന് പറയാലോ ഇനി വലത് മേലത്തെ പെട്ടി എന്ന് പറഞ്ഞ ഇവിടെ ആവാം ഇവിടെ ആവാം ഇവിടെ ആവാം ഇവിടെ ആവാം എവിടെ വേണേലും ആവാം അപ്പൊ കൊറച്ചൂടി നമ്മക്ക് area കുറഞ്ഞു കിട്ടി correct precision കൂട്ടി ഇനി എന്ത് ചെയ്യണം അപ്പൊ നമ്മൾ ഈ രണ്ട് വരകൾ ഒക്കെ വരച്ചു നിങ്ങൾ answer ചെയുന്നുണ്ട് ഇതിനെ വിളിക്കും sir x axis ഇതിനെ വിളിക്കും sir y axis നിങ്ങൾ മിടുക്കന്മാർ കൊള്ളാം very goodand ഈ point origin simple ഇനി നമുക്ക് ഞാൻ കുറച്ച് വരകൾ ഇങ്ങനെ വരച്ചു okay ഞാൻ ഇങ്ങനെ നേരെ കുറച്ച് വരകൾ വരച്ചു ഒപ്പം അതിനെ നമ്മൾ വിളിക്കും y axis ല്ലേ Y ന് parallel ആയിട്ട് ഞാൻ കുറച്ച് line കൾ അങ്ങ് വരച്ചു അപ്പോ നിങ്ങൾ പറയും sir മേലത്തെ right റ്റ്ത്തെ പെട്ടിൽ പക്ഷേ ഒന്ന് ഇതാ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ line ൽ അല്ലേ നാലാമത്തെ white line ൽ മുട്ടുന്ന സ്ഥലം അല്ലേ നാലാമത്തെ white line ൽ മുട്ടുന്ന സ്ഥലം അപ്പോ നിങ്ങളെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ആയിക്കൂടെ ഇവിടെ ആവാം ഇവിടെയാവാം ഇവിടെയും ആവാം അപ്പോഴും പ്രശ്ന ല്ലേ അപ്പോഴും പ്രശ്ന അപ്പോ നമ്മള് side sideways കണ്ടുപിടിച്ചു എവിടെയാണ് ഈ centre ന് നാലാമത്തെ ആള് ഇനി താഴേന്ന് നമ്മടെ ഇവിടുന്ന് മേലേക്ക് എത്രാമത്തെ ആള് കണ്ടുപിടിക്കണം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഇങ്ങനെയും line വരക്കുന്നു അവസാനം നമ്മള് grid വലുതാക്കി x axis ന് parallel ആയിട്ട് കുറെ line വരയ്ക്കുന്നു അപ്പോ നമ്മൾ പറയും simple ആയിട്ട് sir നമ്മളെ origin ആണ് എപ്പോഴും തുടങ്ങാം നമ്മൾ ഇവിടുന്ന് origin ന്ന് നിങ്ങള് right ലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ line വരെ പോകാം ഇതിനു മേലേക്ക് നിങ്ങൾ ഒരു floor അങ്ങ് കയറ അപ്പോ നിങ്ങൾക്ക് കിട്ടും മഞ്ഞ dot correct ആയിട്ട് pin point ഇതാ വലിച്ചെറിഞ്ഞത് ആണെങ്ക ഇത ന്നു പറഞ്ഞിട്ട് എറിയാം ല്ലേ അപ്പോ നിങ്ങൾ origin ൽ അങ്ങ് എത്തിയിട്ട് ആ junction ന്ന് right ലേക്ക് നാല് പ്രാവശ്യം അങ്ങ് പോവാ നാലുവട്ടം പോയി കഴിഞ്ഞിട്ട് മേലേക്ക് ഇതാ മുകളിലേക്ക് ല്ലേ മുകളിലെ Y ന്റെ direction ലേക്ക് ഒരു step എടുത്താ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് correct പറയുമ്പോ വിടെയാണ് വേറെ എവിടെയും ആവില്ല ല്ലേ നിങ്ങള് right ലേക്ക് നാല് പ്രാവശ്യം പോവാ മേലേക്ക് ഒരു പ്രാവശ്യം പോയാൽ നിങ്ങൾക്ക് കിട്ടി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് number ഉം കൂടി ഇട്ടാൽ set ആയില്ലേ എപ്പോഴും എണ്ണിയെണ്ണി കഷ്ടപ്പെടുന്നതിന് പകരം ഇവിടുന്നു already number ഉണ്ട് ഇവിടെ zero നമ്മൾ zero ആണ് origin one two മൂന്ന് അപ്പൊ ഒന്നാമത്തെ line രണ്ടാമത്തെ line മൂന്നാമത്തെ അപ്പൊ നാലാമത്തെ line ല്ലേ right ലേക്ക് നാലാമത്തെ line ഉം മുകളിലേക്ക് ല്ലേ മുകളിലേക്ക് എത്രാമത്തെ ഇനം ഒന്നാമത്തെ line ഉം ല്ലേ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ direction നിങ്ങൾ വഴി ചോദിക്കുമ്പോൾ അറിയില്ലേ ചേട്ടാ ചേട്ടാ ഇവിടെ ഉം മല എവിടെയാ അല്ലെങ്കിൽ എന്താ ചായക്കട എവിടെയാ അപ്പൊ പറയും ഇവിടുന്ന് നേരെ പോയിട്ട് first left second right

നിങ്ങൾ നാല് right ലേക്ക് പോയിട്ട് മേലേക്ക് പോണ സ്ഥലത്ത് കൊടുക്കണം okay അപ്പോ നമുക്കെന്തിയ ഈ സ്ഥലത്തിന് correct address കൊടുക്കണം ആഹ് address നെയാണ് coordinates ന്ന് പറയാ address നെയാണ് coordinates ന്ന് പറയാ നിങ്ങള് already oh sound കൊറക്കണം എനിക്ക് തോന്നി sound കുറയ്ക്കേണ്ടി വരുന്ന് okay അപ്പോ ഒരാൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ അപ്പം X നമ്മളെ X ന്ന് പറഞ്ഞാൽ x direction ന്നു പറയുമ്പോ x axis ന്റെ direction

plus one അപ്പൊ right ലേക്ക് പോകുന്നത് positive വും മേലേക്ക് പോന്നതും positive ആണ് അപ്പൊ x coma y എന്ന് നിങ്ങൾ നിർബന്ധമായും എഴുതണം അല്ലാണ്ട് നിങ്ങൾ എന്താണ് y coma x നിങ്ങൾ ആദ്യം മേലേക്ക് പോകും പിന്നെ right പറ്റില്ല ആദ്യം left or right തീരുമാനിക്കണം അതാണ് x coordinate okay ആദ്യം x coordinate നിങ്ങളെ left or right തീരുമാനിക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുകളിലേക്ക് താഴേക്ക് plus one minus one തീരുമാനിക്കണം അപ്പോൾ x coma y ആണെങ്കിൽ നമ്മളെ ഈ graph ൽ നമുക്ക് പറയാം ഇത് നാല് direction left പോയോണ്ട് നാല് coma പോരട്ടെ മേലേക്ക് പോകുമ്പോൾ one അപ്പോ four come one ൽ ആണ് ഈ dot നമ്മളെ ഈ mystery solve ഇതുകൊണ്ടാണ് ഈ cordinates okay ready അപ്പൊ full power full power ആയിട്ട് വാ കാരണം നമ്മൾ നമ്മൾ coordinate എന്തുകൊണ്ടും ഉപയോഗിക്കുന്നത് sir correct പറയാം നിങ്ങള് google map തുടങ്ങിയിട്ട് ഈ world ന മൊത്തം ചുറ്റുന്ന satelites വരെ coordinates ആണ് വളരെ important കാര്യണ് okay വളരെ daily life ൽ ഉപയോഗിക്കുന്ന കാര്യമാണ് നിങ്ങളൊക്കെ okay ready ആഹ് അടിപൊളി അപ്പോൾ നമുക്ക് അത് മനസ്സിലായി ഇനി question answer ചെയ്തേ question answer ചെയ്യാം which among the following is a point on the x axis x axis ൽ ഉള്ള ഒരു point ഇതിൽ ഏതാണെന്ന ചോദിക്കുന്നത് അപ്പോൾ ദാ കഴിഞ്ഞവർഷം ചോദിച്ചതാണ് march ല് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു y axis ന്ന് പറയുന്ന സംഭവം കാണിച്ചുതന്നു ഇനി ഇത് x axis okay ഇത് x axis ഇത് y axis നമുക്കാവശ്യം ഏതാണെന്ന് മനസ്സിലായോ ഏതാ എല്ലാരും പറയുന്നു nine two coma zero കൊള്ളാം very good very good പക്ഷേ അറിയാത്തവരൊക്കെ ശ്രദ്ധിക്ക അറിയുന്നവരും ശ്രദ്ധിച്ചോ എല്ലാരും കണ്ണ് വയ്ക്കുക ഇനി നമ്മൾ ഓരോ point mark ചെയ്യാം നമുക്ക് നാല് പേരെ number ഉണ്ട് ആദ്യം zero അതാണ് origin one two three four ഇവിടെ മേലേക്കും positive one two three four നിങ്ങൾ X ഉം Y ഉ mark ചെയ്താൽ നിങ്ങൾക്ക് mark കിട്ടും അല്ലെങ്കിൽ mark പോവും അപ്പോൾ നിങ്ങൾ ഒന്ന് mark ചെയ്യാ താഴേക്ക് പോകുമ്പോൾ minus one minus two minus three ഇത് y dash ന്ന് ഇട്ടോ മേലേക്ക് Y ആണെങ്കിൽ y dash x right ലേക്ക് ആണെങ്കിൽ ഇവിടെ x dash okay ഇനി ഇവിടേക്ക് എന്താണ് minus one minus two minus three minus four ഇനി നമുക്ക് തുടങ്ങാം mark ചെയ്യാൻ first point zero coma two അതെവിടെയാ വര x direction ആദ്യം നിങ്ങള് left or right നോക്കണം അത് പൂജ്യം നീങ്ങ പൂജ്യം നീങ്ങിയിട്ട് മുകളിലേക്ക് താഴേക്ക് പൂവ അപ്പോ മുകളിലേക്ക് ആണ് two വരുന്നത് അപ്പൊ ഇതാണ് zero coma two ഈ point വെച്ച് y axis ൽ അല്ലേ ഇതാണ് y axis പക്ഷേ നമുക്ക് വേണ്ടത് x axis അപ്പോ ഇതെല്ലാ y axis two coma zero ന്ന് പറഞ്ഞാല് left or right ലേക്ക് ആദ്യം x direction ലേക്ക് two പോവ്വാ y direction ലേക്ക് നീങ്ങണ്ട zero ആണ് അപ്പോ ഇതാണ് two coma zero അപ്പൊ ഇത് correct ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി one coma one എവിടെ വരും x directiom ലേക്ക് one പോവാ right or left one പോയി മുകളിലേക്കും one പോവാ അപ്പോൾ one coma one കിട്ടും

okay അപ്പോ x axis ലുള്ള point ഏതാണ് അപ്പോ correct ആയിട്ടുള്ള point two coma zero ആണ് കാരണം x coma zero ല്ലേ simple ല്ലേ x axis ന്ന് പറഞ്ഞാൽ ഈ വരയിലുള്ള point ആയിരിക്കണം നമ്മൾ വരച് നോക്കിയപ്പോ മനസ്സിലായി ഈ two coma zero ഈ വരയിലാണ് ബാക്കി ഉള്ളത് ഇത് എന്താണ് ഇത് y axis ലാണ് zero coma two y axis ലാണ് one coma one ഒരു axis ലും അല്ല first അത് ഞാൻ പറഞ്ഞരാം പിന്നെ three coma four വേറെ എവിടെയോ ആണ് okay ഉണ്ടോ എന്ത് ചോദ്യ ഇവിടെ time കാണുന്നില്ലേ ഇരുവത്തിഏഴ് minute ൽ തുടങ്ങു ready അല്ലേ come on zero ന്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല zero ന്റെ കാര്യം എന്താണ് ഇവിടെ ഈ point നെ നമ്മൾ വിളിക്കും origin origin ഈ origin എന്ന് പറഞ്ഞാൽ അവിടുത്തെ address origin ന്റെ address പറഞ്ഞാൽ x x direction ലും zero നിങ്ങൾ right left പോണ്ട മുകളിലേക്കും താഴേക്കും പോണ്ട അപ്പം ഇവിടെ zero coma zero ആണ് okay readyzero ന്ന് നിങ്ങൾ right ലേക്ക് പോവുമ്പോൾ X ന് പൊന്നു മേലേക്ക് പോവ്വുമ്പോൾ Y ലേക്ക് പോവുന്നു അത്രയേ ഉള്ളൂ okay simple ആണ് നിങ്ങൾക്ക് കുറച് questions ചെയ്യുമ്പോ മനസിലാവും okay

cordinate എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നമ്മുടെ graphil ഉള്ളൊരു address ആവുന്നുണ്ട് okay അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങൾ scale pencil ഒക്കെ എടുത്തിട്ട് വളരെ വൃത്തിയിൽ ആദ്യം ഇങ്ങനെ ഒരു line വരയ്ക്ക

നേരെ ഇതാ horizontal ആയിട്ട് ഒരു line വരയ്ക്ക അതിനെ നമ്മൾ വിളിക്കും x axis ഇതിൻറെ ഈ side ല് dash എന്നിടാം ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന point origin അഥവാ O എന്നിട്ടാൽ മതി അല്ലെങ്കിൽ zero എന്നിട്ടാ മതി ഒരു കുഴപ്പവുമില്ല ഇനി ഇത്രയും mark ചെയ്താ തന്നെ നിങ്ങൾക്ക് കുറച്ച് mark ക്കെങ്കിലും വെറുതെ വരും അപ്പോ x axis സും y axis സും മറക്കാതിരിക്കുക ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താ നമുക്ക് ഒരു question ൽ നിങ്ങളോട് ഞാൻ പറയാണ് mark point minus two coma three ആദ്യം mark ചെയ്യേണ്ടത് one coma four പിന്നെ mark ചെയ്യേണ്ടത് zero coma three പിന്നെ ഈ point mark ചെയ്യാം അപ്പോൾ ABC ഈ മൂന്ന് points mark ചെയ്യണം അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് question ൽ തന്നത് എന്തൊക്കെ numbers നമുക്ക് one two three four ഒക്കെ വരാ അപ്പോ എന്താ അത് mark ചെയ്യാ ആദ്യം അപ്പോ x axis one two three four five അത് equal space ആണോന്ന് നോക്കണം കേട്ടോ നിങ്ങള് scale ഒക്കെ വെച്ചിട്ട് വൃത്തിക്ക് വരച്ചോ ഒരു centi meter ഇനി എന്താണ് ഇവിടെ minus one minus two. minus three minus four മനസ്സിലായില്ലേ ഇവിടുന്ന് കൂടാ zero ന്നെ കൂടി കൂടി പോവാ ഇവിടുന്ന് zero ന്ന് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരാ okay അപ്പോ അത് സംഭവിച്ചു ഇനി അതുപോലെതന്നെ നമ്മുടെ y axis same സംഭവം ആണ് എന്താണ് മേലേക്ക് one മേലേക്ക് two മേലേക്ക് three കൂടി കൂടി പോകുന്നു താഴേക്ക് കുറഞ്ഞ കുറഞ്ഞു കുറഞ്ഞുവരുന്നു minus one minus two minus three minus four നമുക്ക് എത്ര നൂറു വരെ ഒന്നും ചെയ്യേണ്ട okay ആഹ് sir അതാ ആശിച്ചു വരുന്ന point അപ്പൊ നമുക്ക് നോക്കാ axis ൽ വരുന്ന point ഏതൊക്കെയാണ് എന്ന് ആദ്യത്തെ point one coma four ഞാൻ പച്ച colour വച്ച് വരയ്ക്കും one coma four എന്ന് പറയുമ്പോൾ ആദ്യത്തെ number x axis നെയ പറയുന്നത് x axis എന്ന്പറഞ്ഞാൽ

ആദ്യം നമ്മള് x direction നാണ് തീരുമാനിക്കുന്നത് ആദ്യം x coma y ആയോണ്ട് ആദ്യത്തെ number x direction ആണ് പറയുന്നത് one എന്ന് പറഞ്ഞാൽ ദാ ഇവിടെ വരെ വരിക one നീങ്ങാം minus one left ലേക്ക് വരണം plus one ആയോണ്ട് right ലേക്ക് okay ഇനി four ന്ന് പറയുമ്പോൾ y direction ഇങ്ങനെ മേലേക്കും താഴെ നിങ്ങളെ four പോണം first number ആയോണ്ട് മേലേക്ക് പോകാം പ്പോ നിങ്ങളെ one two three four ആഹ് അതാ അപ്പോ ഇത് കണ്ടോ ഇതിനെ നേരെയായിട്ട് വന്നില്ലേ അപ്പോൾ ഈ point നെ വിളിക്കുന്ന ആണ് one coma four right ലേക്ക് one ഉം മുകളിലേക്ക് four ഉം പോന്നതാണ് one coma four ആ like button അടിച്ചു പൊട്ടിക്കണം അത് നിർബന്ധമാണ് കേട്ടോ നിർബന്ധം എന്ന് പറഞ്ഞാൽ വളരെ നിർബന്ധമാണ് okay ഇത് കിട്ടി one coma four simple ആയിട്ട് കിട്ടി ഇനി നമുക്ക് വേണ്ട അടുത്ത point എന്താ നമുക്കൊരു pink colour എടുക്കാം അത് minus two coma three ആദ്യത്തെ number പറയുന്നത് x direction minus two x direction ൽ നിങ്ങൾ left or right ലോ അവിടെ നിങ്ങൾ ഇത്രയും കാലം positive number ആ പോയിക്കൊണ്ടിരുന്ന negative number ലേക്ക് വരണം minus two പോവാം minus one ആയി minus two ആയി ആഹ് minus two ഇനി y direction ൽ മുകളിലേക്കും താഴേക്കും നോക്കുമ്പോൾ three പോണം അത് മുകളിലേക്ക് അപ്പോൾ എന്താണ് one two three ആഹ് അതാ ഇതാണ് point കണ്ട three ready ആയില്ലേ ആ ഇനി നമുക്ക് cut ചെയ്തു കളയാലെ ഇത് cut ആവട്ടെ ഇതൊക്കെ നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പൊ നമുക്ക് ഈ point കിട്ടി എന്താണ് point minus രണ്ട് coma three x direction ൽ minus പോയി y direction ൽ മൂന്ന് പോയി simple very good അപ്പോ അതും കിട്ടി ഇനി zero coma three അതെങ്ങനെയാ sir പോവാ zero coma three x direction ൽ നിങ്ങൾ left ലേക്കോ right ലേക്കോ പോവണ്ട zero zero നീങ്ങണ്ട നിങ്ങൾ ഇവിടെ തന്നെ right ലേക്ക് one two three പോവണ്ട left ലേക്ക് ഒന്നും പോകേണ്ട നിങ്ങൾ അവിടെ തന്നെ വയ്ക്കുക okay okay അപ്പോൾ മലയാളം medium കാർ പേടിക്കണ്ട മലയാളം medium ത്തിന് മലയാളം medium എന്ന് പറഞ്ഞ channel ഉണ്ട് description link ഉണ്ട് കേട്ടോ അവിടെ പോയാ മതി ഇനി ഈ point zero left ലേക്കും പോവ്വാണ്ട right ലേക്കും പോവ്വാണ്ട ലേക്കും പോവ്വാണ്ട y direction ൽ മൂന്ന് പോവാം അപ്പോ മേലേക്ക് ഒന്ന് രണ്ട് മൂന്ന് ആഹ് ഇതാണ് zero coma three എന്ന് പറയുന്ന point ഇതാ ഈ point x direction ലേക്ക് പോവണ്ട y direction ലേക്ക് മൂന്ന് പോവാൻ അപ്പോൾ ഈ point കിട്ടി അപ്പോ നിങ്ങൾക്ക് ഏത് point mark ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു okay ready second degree equation tough ആണോ class അത് കാണാം അതാണ് easy peecee lemon squeezy എൻറമ്മേ കൊള്ളാലോ ready അപ്പൊ നമക്ക് എന്ന first quadrant എന്താന്ന് കാണാം അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പറയു അല്ലേൽ കാണുന്നില്ലെങ്കിൽ ഞാൻ ഒന്ന് brightness കുറച്ച് തരാം okay ദാ ഇപ്പൊ കുറച്ചൂടെ കാണാൻ പറ്റു ആയിരിക്കും ഇവിടെ origin എന്ന് പറഞ്ഞ സംഭവം ഇണ്ട് ദാ അലൻ sir mark ചെയ്തു തരാം ദാ origin ആ brush ഒക്കെ എടുത്ത് ഇതാണ് origin ഇനി x axis right ലേക്കും y axis മുകളിലേക്കുമായി പച്ച colour ലുള്ള സംഭവം കണ്ടോ ഈ ഭാഗത്തെ മൊത്തം പറയും first quadrant ഇവിടെ എന്താണ് പ്രത്യേകത ഇവിടെ first quadrant ൽ x കണ്ടോ x ന്നുള്ള ആള് x ൻ്റെ ഏതാണോ y

അതിലെ right മുകളിൽ ഉള്ള ആളെ first quadrant ന്ന് പറയും okay first quadrant അവിടെ x ഉം positive ആണ് y ഉം positive ആണ് simple ആണലോ full positive energ ആണവിടെ ഇനി നമക്ക് വേണ്ടത് ഒന്നാമത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ quadrant അതാണ്‌ second quadrant അപ്പം x ഇത്ര കാലം positive ആയിരുന്നു y positive ആ ഈ രണ്ടാമത്തെ quadrant ൽ കണ്ടോ x ൻ്റെ numbers ഒക്കെ negative ആ അല്ലെ x ഒക്കെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് വരും negative ആണ് y പക്ഷെ positive ആണ് അപ്പോൾ ഇവിടെ കാണാ x negative ഉം y positive ആ okay അതിനെ വിളിക്കും എന്താണ് second quadrant അത് കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ഥലം ദാ ഈ പെട്ടിനെ എന്ത് വിളിക്കും മൂന്നാമത്തെ quadrant മൂന്നാമത്തെ quadrant എ പ്രേത്യേഗത എന്താണ് എന്താണ് x ഉം negative y ഉം negative okay x ഉം negative ആൺ രണ്ടും negative മൂന്നാമത്തെ quadrant ൽ രണ്ട് negative അങ്ങനെയാണെൽ നാലാമത്തെ quadrant ൽ plus ഓ minus ഓ minus ഓ plus ഓ എന്തായിരിക്കും വര നാലാമത്തെ quadrant ൽ ഇങ്ങള് chat ൽ answer ചെയ് chat ൽ answer ചെയ് എന്താണ് വര minus comma plus ആണോ plus comma minus ആണോ ഏതാണ് x ആണോ positive y ആണോ positive എന്താണ് വര plus comma minus very good ജയിൻ ഷെറീന ഷഹാന അരുണ ക്രിസ്ടി സജു എല്ലാരും സന്തോഷ് മീനാക്ഷി ശ്രാവൺ അക്ഷയ ഓ എല്ലാരും അടിപൊളിയായിട്ട് പറയുന്നുണ്ട് very good ഇവിടെ നാലാമത്തെ സ്ഥലം നോക്ക നാലാമത്തെ quadrant ൽ x positive ആ ഈ പെട്ടിയിൽ x കാൾ ഒക്കെ positive ആ y കൾ negative ആ അപ്പൊ ഇത് കണ്ടോ x positive y negative very good everyone chat ൽ correct answer ആണ് ഇട്ടത് very good very good okay അപ്പോൾ fourth quadrant കിട്ടി ഇത് പഠിച്ചോണ്ട് ഭയങ്കര കാര്യോ ഉണ്ടോ ഒരു കൊഴപ്പോ ഇല്ല first quadrant ഏതാ മനസിലാക്ക first first second third fourth അത്രയേ ഇള്ളു okay ready അല്ലെ ആ നാളെ മെൻഡി നമുക്ക് second degree equation ആട്ടോ നാളെ second degree equation ആ ഇനി നിങ്ങൾ എന്നെ help ചെയ ഈ point ൻ്റെ coordinate നിങ്ങൾ കണ്ടുപിടിചെര ഇതാ p ന്നുള്ള point answer ചെയ chat ൽ എവിടെയാണ് coordinates നിങ്ങൾ പറയാ ഇതാ ഈ p ന്നുള്ള point നിങ്ങൾ കണ്ടുപിടിച്ചെ answer എന്താ വേഗം പോരട്ടെ answer വേ പോരാ p എന്നുള്ള point ൻ്റെ coordinates one comma one very good എങ്ങനെ one comma one കിട്ടി x axis ന് one ആയിട്ട് connect ആയിട്ട് വരൂ അല്ലെ and y axis ന് one ആയിട്ട് വരൂ അല്ലെ അപ്പൊ basically ഇതെന്താണ് one comma one ആദ്യം x ന് എന്താ സംഭവിച്ചെ right ലേക്ക് one നീങ്ങി പിന്നെ മുകളിലേക്ക് one നീങ്ങി അപ്പൊ one comma one അതിൽ ആർക്കെങ്കിലും ഒരു doubt ഉം ഇല്ലല്ലോ very good x one direction y direction okay ready അല്ലെ അങ്ങനെയാണെങ്കിൽ next ചോത്യം പോരട്ടെ okay hi തരുമോ hi താ പിടിച്ചോ okay ready അപ്പം next question ഇതെവിടെയ p എവിടെ പോയ് ആ ഈ p നെ എങ്ങനെ കണ്ടുപിടിക്കും താണുന്ന line ഞാൻ വരച്ചാരം ആ p എന്ന് ഞാൻ താഴേക്ക് നേരെ line വരച്ചാൽ അതെവിടെ എത്തി നാലിലും ഞാൻ ഇങ്ങനെ horizontal ന് നേരെ line വരച്ചാൽ അത് one ലേക്ക് വീഴുന്നു അപ്പോൾ point one comma four ആണോ one comma four ആ very good chat വന്നു ഇവിടെ x x ൽ എത്ര നീങ്ങി നാലെണ്ണം നീങ്ങി അല്ലെ അപ്പൊ four comma one ല്ലേ four comma one x ൽ നാല് നീങ്ങി y ൽ ഒരെണ്ണം നീങ്ങി അപ്പൊ നാലേ comma one okay sir ഒരാൾ ninth ൽ message അയക്കുന്നു എനിക്ക് കാണുന്നില്ല ninth ൽ ഇണ്ട് എന്താണ് sir please reply എന്ന് പറഞ്ഞ് എനിക്ക് കാണുന്നില്ല ഒന്നൂടെ അയക്കുഓ ഞാൻ കാണു നോക്കട്ടെ അടുത്ത question meanwhile answer ചെയ ഇതിന്റെ answer two comma three ആണോ three comma two ആണോ വേഗം പോരട്ടെ bracket ഇടണം

ഇടുമ്പോ എന്താ സംഭവിക്ക വീഴും അപ്പൊ എന്താ ഇവിടുന്ന് നേരെ ഇതാ two ലേക്ക വരുന്നേ അല്ലെ വീഴും അപ്പൊ നിങ്ങൾക്ക് മനസിലായി x axis ൽ രണ്ടെണ്ണം പോയേൽ രണ്ടെണ്ണം പോയ് ഇനി ഞാനിവിടെന്ന് ഇങ്ങോട്ട് ഒരു bullet വിടാണെങ്കിലോ answer ഇപ്പൊ വിട്ട എന്റെ മോന്തയ്ക്ക് ഇട്ട് ഇടിക്കും അതോണ്ട് ചെയ്യുന്നില്ല ഇത് ഇങ്ങോട്ട് വിട്ടാൽ നേരെ ഇതാ അപ്പൊ basically x ൽ two touch ചെയ്തു y ൽ three touch ചെയ്തോണ്ട് two comma three okay ആ ദാ ആ mesasage ഞാൻ പിടിക്കാൻ പോവാ എന്താണ് message എനിക്ക് ഇപ്പൊ കാണുന്നെ ഇള്ളൂ അപ്പോൾ sir i am studying in ninth SSLC okay നുള്ള message ninth ലാണ് പഠിക്കുന്നെ tenth ലേക്ക് join ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ ഒന്നും പേടിക്കണ്ട tenth ൽ ആവുമ്പോ ലക്ഷ്യ batch വീണ്ടും open ചെയ്യും ninth exam ഒക്കെ കഴിഞ്ഞിട്ട് തകർത്ത് പഠിക്ക okay dont worry ഇപ്പം ninth നുള്ള batch exam ഇപ്പൊ ഇല്ല പക്ഷെ വേഗം വരുന്നതായിരിക്കും ഇപ്പം അടുത്ത വർഷം ആവുമ്പൊ പേടിക്കണ്ട full power ആക്ക അപ്പൊ അതും കിട്ടി അടുത്ത question അടുത്ത question അടുത്ത question വേഗം answer ചെയ് വേഗം answer ചെയ് negative numbers ഉള്ള കളിയാണ് കേട്ടോ വേഗോ പോരട്ടെ answers yes അനന്തു hi പറ hi താ ഞാൻ പറഞ്ഞെറ അനന്തു പറയണ്ട ഞാൻ പറയാം okay answer എനിക്ക് കിട്ടി അലൻ sir ന് കിട്ടി അലൻ sir ന് കിട്ടി ഞാൻ ആദ്യം കിട്ടണ ആൾടെ പേര് പറയാം എന്താണ് സാനിയ സി സാനിയ സി പിന്നെന്താണ് ആ പിന്നൊരു answer ഞാൻ കണ്ടില്ല ട്ടോ ഈ plus one students വന്നിട്ട് ഇവിടെ answers പറഞ്ഞ ശരിയാവില്ലട്ടോ sslc പിള്ളേർ answer ചെയ്യട്ടെ അതെന്നെ ഇനി ഇത് ഏർ minus two comma minus three എല്ലാരും copy അടിക്കാമോ ദാ ഇവിടുന്ന് മേലേക്ക് ദാ ഇങ്ങനെ വരച്ചാൽ minus two ലേക്ക് എത്തി right ലേക്ക് വരച്ച minus one ലേക്ക ട്ടോ ഇനി ഒന്നൂടെ പറഞ്ഞെ ആ very good ഹേയ് ആരോ copy അടിച്ച് copy അടിച്ച് minus c ലേക്ക് ആയില്ലേ അപ്പൊ ഈ point x axis നെ എവിടെയാ touch ചെയ്യുന്നേ minus two ലെട്ട minus two ൽ y axis ന് minus one ൽ അപ്പൊ എന്താണ് minus two comma minus one അപ്പൊ ഈ പ്രേത്യേഗത എന്താണ് third quadrant മൂന്നാമത്തെ ഈ പെട്ടി ഇതാ ഇവിടെ വരുന്ന എല്ലാവരും negative comma negative ആയിരിക്കും രണ്ട് value ഉം negative ആണ് very good seven hundred ആൾകാർ എത്തി നിങ്ങൾ ഒന്നുകൂടി ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് രണ്ടാൾക്കാർക്ക് ആയിരിക്കും gift കിട്ടുക വേഗം കൂടി കൊണ്ടുവാ friends നെ sir x അല്ലെ ആദ്യം എഴുതണ്ടത് yes very good x ആണ് ആദ്യം എഴുതണ്ടത് x ൽ നിങ്ങൾ നോക്ക ഇവിടുന്ന് നേരെ x axis ലേക്ക് എന്താണ് minus two അല്ലെ വരുന്നത് y axis ലേക്ക് minus one അല്ലെ വരുന്നത് അപ്പൊ minus two comma minus one yes full support അത് മതി നിങ്ങളെ ഈ attitude മതി എനിക്ക് ധാരാളാണ് okay ready അപ്പൊ next question നോക്ക next question ആ ഇവിടെ ദാ ഇവിടെ കൊണ്ടുപോയി വെച്ചിന് ഞാൻ ഇങ്ങൾക്ക് കണിച്ചരാം ഇത് നേരെ ഇങ്ങനെ മേലേക്ക് വലിച്ചാൽ Hello നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന topic ഒറ്റമൂലികൾ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് എന്നു പറഞ്ഞാൽ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 സമയം ആയത് കൊണ്ട് അതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ച് കാര്യമായിറ്റ് ഇപ്പോൾ പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ് പനി പനിക്ക് നമുക്ക് ഏർ ഉപയോഗപ്രദമായിട്ടുള്ള ഒറ്റമൂലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം orange നീര് glucose ചേർത്തു കഴിക്കുക കുരുമുളക് ചുക്ക് ഏലം വെളുത്തുള്ളി കൃഷ്ണതുളസി ഇവ കഷായം വെച്ച് കുടിക്കുക ചുക്കുപൊടി കുരുമുളക്പൊടി ഇവ ഇഞ്ചി നീര് ചേർത്ത് ചൂടാക്കി കഴിക്കുക ഇതൊക്കെ ഓരോന്നും ഓരോ മരുന്നാണ് ആഹ് വ്യത്യസ്തങ്ങളായ മരുന്നാണ് എല്ലാം കൂടി ഒന്നിച്ച് കുടിക്കാനുള്ളതല്ല ഇനി അതേപോലെ വേറെ ഒന്നാണ് തുളസി ഉള്ളി ഇഞ്ചി ഇവയുടെ നീര് സമം എടുത്ത് ദിവസവും രണ്ട് നേരം വീതം കഴിക്കുക തുളസി വെളുത്തുള്ളി eucalyptus ഇല

ഇവ കഷായം വെച്ച് ദിവസവും രണ്ട്‌ പ്രാവിശ്യം വീതം കുടിക്കുക ചെറിയ ആടലോടകത്തിൻറെ ഇല വാട്ടി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

ഉം നമുക്കൊക്കെ ഉള്ളതാണ് അതിന് മ്മള് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലികൾ എന്തൊക്കെയെന്ന് വെച്ചാൽ പുൽത്തൈലം ചേർത്ത വെള്ളത്തിൽ ആവി പിടിപ്പിക്കുക കോയിമുട്ടയിൽ ആടലോടകത്തിൻറെ ഇല പിഴിഞ്ഞ് നീരും ജീരകപ്പൊടിയും ചേർത്ത് കഴിക്കുക തുളസി ഇല നീര് ചുവന്നുള്ളി നീര് ഇവ ചെറുതേൻ ചേർത്ത് കഴിക്കുക ചൂടുപാലിൽ ഒരു നുള്ള് മഞ്ഞൾപൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കുടിക്കുക തുളസി ഇല നീരിൽ കൽക്കണ്ടം ചേർത്ത് കഴിക്കുക തിപ്പല്ലി തുളസി ഇല ചുക്ക് ഇവ കഷായം വെച്ച് കുടിക്കുക തുളസിയില നീര് സമം ചെറുതേനും ചേർത്ത് സേവിക്കുക പുളിയില കുരുമുളകില മാവില പേരയില എന്നിവ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആവി കൊള്ളുക കിടക്കുന്നതിൻറെ മുമ്പ് ചെറുചൂടുള്ള barley വെള്ളത്തിൽ ഒരു table spoon തേൻ ചേർത്ത് ദിവസവും കുടിക്കുക ഇഞ്ചിയും കുരുമുളകും ചേർത്ത്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 വാദപ്പനി പലതരം പനികളുണ്ടല്ലോ രാപ്പനിക്ക് വാദപ്പനി ജുരപ്പനി പിത്തപ്പനി മലമ്പനി ഇങ്ങനെ കുറേ പനികളുണ്ട് ഈ വാദപ്പനിക്ക് പറ്റുന്നത് കുറുന്തോട്ടി വേര് ചതച്ച് പാൽ കഷായം വെച് നിത്യവും കുടിക്കുക ഇനി രാപ്പനി ആണെന്നുണ്ടെങ്കില് ഏർ അരയാൽ അരയാലിൻറെ കുരുന്നില പാൽകഷായം വെച്ച് കുടിക്കുക

എന്തെങ്കിലു എടുത്ത് കുടിക്കാൻ നിക്കരുത് ഇതൊക്കെ എന്താണെന്ന് check യ്തിട്ട് ഒറപ്പ് വരുത്തീറ്റ് നിങ്ങള് ഏർ അറിയുന്ന ഒരാള് കൊണ്ട് ചോദിച്ചിട്ടൊക്കെ കുടിക്കുക ജ്വരത്തിനാണെന്നുണ്ടെങ്കില് അരയാലിൻറെ തളിര് അരച്ച് പാലിൽ കലക്കി കഴിക്കുക പൂവളത്തിലെ ഇത്തിക്കണ്ണി ഉണക്കി പൊടിക്കുക മോര് നെയ്യ് ഇവയിലേതെങ്കിലും ചേർത്ത് കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം ചെറു തിപ്പല്ലിപ്പൊടി തേനിൽ കുഴച്ച് കഴിക്കുക ചെന്തെങ്ങിന്റെ കരിക്കിൽ തുമ്പപ്പൂ അരച്ച് കലക്കി കുടിക്കുക ഇതൊക്കെ ജ്വരത്തിനു ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ജ്വരപ്പനിക്ക് ഉമ്മത്തില വിരിച്ച് കിടക്കുക

പിഴിഞ്ഞ നീര് പഞ്ചസാരയും തേനും ചേർത്ത് കഴിക്കുക പിത്തപ്പനിക്ക് ഇളം കൂവളക്കായ് പാല് കാച്ചി കുടിക്കുക ഇനി മലമ്പനി ആണെന്നുണ്ടെങ്കില് നീലപ്പൂവുള്ള വിഷ്ണുകാന്തി അരച്ച് ഒരു നെല്ലിക്കാ വലുപ്പമെടുത്ത് ചൂടുവെള്ളത്തിൽ കലക്കി കുടിപ്പിക്കുക കാട്ടുതുളസിയുടെ നീര് ഓരോ spoon വീതം നിത്യവും കുടിക്കുക കരിനിച്ചിയില അരച്ച് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലെടുത്ത് മോരിൽ കലക്കി കുടിക്കുക ഇനി ചുമക്കാണെന്നുണ്ടെങ്കിൽ അല്പം കടുക് അരച്ച് തേനിൽ ചേർത്ത് കഴിക്കുക കൈതച്ചക്കയുടെ ഇല ഇടിച്ചിട്ട് പിഴിഞ്ഞ് നീരെടുത്ത് പഞ്ചസാര ചേർത്ത് കയ്ക്കുക അതുപോലെ തന്നെ വേറൊന്ന് ചുക്ക് പഞ്ചസാര ചേർത്ത് തൈര് വെള്ളത്തിൽ കലക്കി കുടിക്കുന്നു ഇനി അടുത്തത് തുളസി സമൂലം കഷായം വെച്ച് കഴിക്കുക

അടക്കാമണിയൻറെ വേര് പൊടിച്ച് തേൻ ചേർത്ത് അൽപാൽപമായി കഴിക്കുക ഇനി കഫത്തോട് കൂടിയ ചുമയാണെന്നുണ്ടെങ്കില് ആടലോടകത്തിൻറെ ഇലയും സമം അരിയും ചേർത്ത് വറുത്ത് പൊടിച്ച് സമം ശർക്കരയും കുഴച്ച് ഒരു നെല്ലിക്കാ വലിപ്പത്തിൽ ദിവസ്സവും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 ചൂടുവെള്ളത്തിൽ കലക്കി അത്തായത്തിന് ശേഷം കുടിക്കുക തിപ്പല്ലി ത്രിഫല ഇവ പൊടിച്ച് നെയ്യ് ചേർത്ത് കഴിക്കുക ഇനി അതെല്ലെങ്കിൽ ഗ്രാമ്പൂ തൈലം ചൂടുവെള്ളത്തിൽ ഒയ്ച്ച് ആവി പിടിക്കുക കടുക്ക തേന് ചാലിച്ച് കയ്ക്കുക എന്നൊക്കെ ചെയ്ത് കൈനാല് കഫക്കെട്ടൊക്കെ മാറിക്കിട്ടും ഇനി വില്ലൻ ചുമക്ക് കടുക്കത്തോട് നെയ്യ് ഉരുട്ടി വറുത്ത് സമം തിപ്പല്ലിപ്പൊടി ചേർത്ത് അരച്ച് ശർക്കരയും ചേർത്ത് ദിവസം മൂന്ന് നേരം വീതം കഴിക്കുക ഇഞ്ചി ചുവന്നുള്ളി തുളസിയില എന്നിവയുടെ നീര് തേൻ ചേർത്ത് കഴിക്കുക ഇനി ചതവ് കൊണ്ടുള്ള ചുമയാണെന്നുണ്ടെങ്കിൽ ഏർ തൊട്ടാവാടിയുടെ തളിരില ഏഴ് ജീരകം ഇവ കൂട്ടിയരച്ച് രാവിലെയും വൈകീട്ടും പതിവായി അഞ്ചു നേരം ദിവസം കഴിക്കണം അങ്ങനൊക്കെയാണെങ്കിൽ അതും മാറിക്കിട്ടും കുഞ്ഞുങ്ങളുടെ വായ്പ്പുണ്ണില്ലേ അതൊക്കെയാണെന്നുണ്ടെങ്കില് കാട്ടുതുളസിയില നീരിൽ കരിഞ്ജീരകം അരച്ച് തേക്കുക അങ്ങനെ പറഞ്ഞാ കാട്ടുതുളസിയില ഇല്ലേ അതിൻറെ നീരില് കരിഞ്ജീരകം അരച്ച് തേക്കുക അല്ലെങ്കിൽ വയമ്പരച്ച് കലക്കി വായിൽ തേച്ചാലും ശമനം കിട്ടും കുട്ടികക്കുണ്ടാകുന്ന വിര ശല്യാണെങ്കിൽ അഷ്ടചൂർണ്ണം ഇനി അതുപോലത്തെ കൊറേ കാര്യങ്ങളുണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന വലിവിനാണെങ്കിൽ തൊട്ടാവാടിയില ചതച്ച് പിഴിഞ്ഞ് നീര് ഒരു teaspoon കരിക്കിൻ വെള്ളത്തി ചേർത്ത് രണ്ട് തവണ അത്യാവശ്യം ഇതുപോലുള്ള ആഹ് ഒറ്റമൂലികളൊക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് കുട്ടികളൊക്കെ ഉള്ള വീട്ടില് അത്യാവശ്യം ഏർ നിർബന്ധമായിട്ടും ഇതുപോലുള്ള ആഹ് ഒറ്റമൂലികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ ഉപകാരപ്പെടുന്നതാണ് ഉം അതൊക്കെ മ്മള് പ്രത്യേക നമ്മള് പ്ര പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഉം ഇതു പോലുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഒരു പ്രാവശ്യം കൂടി ഉണർത്തിയിറ്റ് ഏർ ഞാനെൻറെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുന്നു വീണ്ടും കാണാം നന്ദി hello, നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് താജ് മഹലിനെ കുറിച്ചാണ് ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ് മഹൽ ആഗ്രയിൽ യമുന നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പത്നി മുംതാസ് മഹറിന്റെ സ്മരണയ്ക്കായി പണികഴിപ്പിച്ചതാണ് താജ് മഹൽ. persian, ottoman, indian, islamic എന്നീ വാസ്തുവിദ്യ മാതൃകകൾ കൂടിച്ചേർന്നുണ്ടായ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് താജ് മഹൽ. പൂർണ്ണമായും വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഈ സ്മാരകം പൂർത്തിയാകാൻ ഇരുപത്തിരണ്ട് വർഷങ്ങൾ എടുത്തു എന്നാണ് കണക്ക്. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ലോകത്തിലെ പൈതൃക സ്ഥലങ്ങളുടെ യുനെസ്കോയുടെ പട്ടികയിൽ താജ് മഹലിനെ പെടുത്തി. വെണ്ണക്കല്ലിൽ പണിത സൗദമാണ് ഏറ്റവും പ്രധാനമെങ്കിലും